ഞാൻ എന്നെ കുറിച് പരിചയപ്പെടുത്താം ഞാൻ നിങ്ങളുട എവില്പെട്ട സമയത്തുന് കുറച്ച എടുക്കുകയാണ്

ഈ വിദ്യാഭ്യാസം എന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് വിദ്യാഭ്യാസം നിങ്ങൾ ഇപ്പൊ ഇത്തരം ക്ലാസ് പഠിക്കാണ് പഠിക്കാണോ അല്ലെ ജോലി ചെയ്യാണോ ഞാൻ ഇപ്പൊ ജോലി ഒന്നും ഇല്ല ഇപ്പോഴും പഠിച്ചുകൊണ്ടേ ഇരിക്കാണ് ഞാൻ ആ സ് സ് ൽ സി കഴിഞ്ഞു പ്ലസ് വൺ പ്ലസ് ടു ചെയ്തു ഡിഗ്രീ കമ്പ്ലീറ്റ് ചെയ്തു ഇപ്പൊ പി ജി ചെയ്യാൻ വേണ്ടി നിലക്കാണ് അതായത് പ്ലസ് വൺ പ്ലസ് ടു സാധാ ഗവണ്മെന്റ് സ്കൂളില്

ആവ് സോറി സ് സ് ൽ സി വലിയ പ്രയാസങ്ങൾ ഒന്നും ഇല്ലാണ്ട് നല്ലമാർക്കോടുകൂടി പാസ് ആയി ഗവണ്മെന്റ് സർക് അ സർക് സർക്കാർ സ്കൂളില് ഇനി നിങ്ങൾക് അറിയാലോ

പിന്നെ പ്ലസ് വൺ പ്ലസ് ടു കുറച്ച പ്രയാസം ഇണ്ടായിരുന്നു ഡിഗ്രിക്ക് എത്തിയപ്പോ ഞാൻ ഡിസ്റ്റന്റ് ആയിട്ടാണ് ചെയ്തത്

കൊമേഴ്‌സിന്റെ സിലബസ് എന്താണ് മ്മ് അഹ് ഇപ്പം മ്മ് ഏഹ്ഹ് പ്ലസ് വൺ പ്ലസ് ടുലു കോമേഴ്‌സ് ഉള്ളത്

ഹ്യൂമാനിറ്റീസ് ഉള്ളത് ഏഹ് മൊത്തത്തില് പൊതുവെ ഉള്ള ആളുകളുടെ വി അഭിപ്രായം ധാരണ ഹ്യൂമാനിറ്റീസ് ആർക്കും എടുക്കാം ഒന്നും വലിയ കാര്യം ഇല്ലാ

പക്ഷെ അത് അങ്ങനെ അല്ല അയ് എല്ലാത്തിനും അതിന്റെതായ കഷ്ടപ്പാടുകൾ ഉണ്ട്

അങ്ങനെ പറയുമ്പോ സയൻസിലെ കുട്ടികളുടെ ഏറ്റോം കഷ്ടാണെന്ന് പറയണത്

കോമേഴ്‌സില് ചെയ്തത്കൊണ്ട് തന്നെ ഡിഗ്രീ എന്തെയ്തു ബി കോം

ആ എങ്ങനെ ഇണ്ട് യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ട് യൂണിവേഴ്സിറ്റി ഭയങ്കര പറയാണെങ്കില് ഭയങ്കര മോശായിട്ട് ഉള്ള ഒരു അഭിപ്രായം ആണ് എനിക്ക് പറയാൻ ഉള്ളത് അവര് തീരെ മാർക്ക് ഇട്ട് തരില്ല ഉള്ള പരാതി അതായത് ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുന്ന ആളുകളോട് ഒരുതരം എന്താണ് വർഗീയ മനോഭാവത്തിൽ അവർ പെരുമാറുന്നുണ്ട് മ്മ്

അഹ് അന്നാ പിന്നെ നല്ല ഒരു യൂണിവേഴ്സിറ്റി എന്ന പറയന്നത് ബാക്കി ഉള്ളോർക് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഏതാ നിങ്ങൾ പറയണത് അങ്ങനെ ആണെങ്കില് ഞാൻ എന്റെ ഒരു അഭിപ്രായത്തില്

എനിക്ക് അറിയില്ല ഞാൻ പറഞ്ഞു കേട്ടത് കാലിക്കറ്റില് ആൾക്കാരുടെ അദ്വാനത്തിനു പരിഗണിക്കാനിണ്ട് എയ്താണെങ്കിൽ നന്നായിട്ട് എയ്താണെങ്കിൽ നല്ല മാർക്കിട്ട് തന്ന് കാണും

ഇപ്പൊ ഇ ഇന്റെര്നെൽ മാർക്ക് ഒക്കെ മി

അഹ് സി മാർക്ക് എഹ് നമക്ക് ഒരു പ്രെഗ്‌ പ്രൊജക്റ്റ് ഒന്ന് സുബ്മിറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു അത് അവസാന വര്ഷത്തെ ഉണ്ടായിട്ട് ഉള്ളോ അതുവരെ ഒരു സി മാർക്കിന്റെ ഒരു രി അങ്ങനെ അഹ് ആ ഒരു രീതി

അഹ് കണ്ണൂർ യൂണിവേഴ്‌സിറ്റിക്ക് മുൻപ്ണ്ടായിരുന്നില്ല ഇപ്പൊ പുതിയ

അതിപ്പോ നിർത്തലാക്കി സേം സിസ്റ്റം തുടങ്ങി അതിലിണ്ട് ആണ് പറഞ്ഞ കേട്ടത്

നിങ്ങളെ കുറിച്ച് പറയാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് എങ്ങനെ

അപ്പൊ കുറച്ചു ഈ സി മാർക്കിന്റെ അനഗ്നെ സംഭാവനകൾ ഒക്കെ ഇണ്ട് അസ്‌സൈന്മെന്റ്

എഹ് പെട്ടന്ന് എഹ് ഒരു ദിവസം തരും ന്തുരു പെട്ടന്ന് തീർത്തു കൊടുക്കാനും പറയും

പിന്നെ അത്പോലെ തന്നെ എക്സാം കഴിഞ്ഞതിനു ശേഷം ആണ് തരുന്നത് തന്നെ അപ്പൊ അത്രേ ദിവസത്തെ അഹ് അഹ് ഒരു കഷ്ടപ്പാട് ഉണ്ട്

ഞാൻ ഇപ്പൊ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല പി ജി എന്തേലും ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നില്ക്കാണ് നിലവില് പി ജിയെ നിങ്ങളുടെ ഡിഗ്രീ കംപ്ലീറ്റ് ചെയ്തോ ഏയ് ഇല്ല ഇപ്പൊ അവസാന വര്ഷം ആണ്

എഹ് അപ്പൊ പിന്നെ പി ജി ഏതു വിഷയത്തിൽ ആൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്

അതാ എനിക്ക് ഒരു ഐഡിയ കിട്ടിട്ട് ഇല്ല അതാ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു സ്റ്റിക്ക് ആയി നില്കാന്നു ഉള്ളത് നല്ലൊരു അഹ് ഏതില് ചെയ്യാനാണ് കൃത്യായിട്ട് ദാരണ ഉണ്ടായിരുന്നെകില് ഈ പ്രെശ്നം ഉണ്ടായിരുന്നില്ല

എന്ന നിങ്ങളുടെ കുട്ടുകാർ ഒക്കെ എന്താ നിങ്ങൾക് എഹ് പറഞ്ഞു

അഹ് അതാണ് എന്നെ കൂടുതൽ കൺ എഹ് ഒരു വിഭ്രധിയിൽ ആക്കുന്നത് എന്നെ കൂടുതൽ ആശയക്കുഴപ്പത്തിൽ ആക്കുന്നത് അത് ഏഹ് ഈ ഫ്രണ്ടിന്റെ ആണ് അതായത് ഓരോരുത്തർ ഓരോന്ന് എടുത്തിട്ടുണ്ട് ചെലര് സി എ ചെയ്യുന്നുണ്ട് ചെലര് എം എ ചെയ്യുന്നുണ്ട് ചെലര് എം എ ഡിഫറെൻറ് എം എ എഹ് ചെയ്യുന്നവരുണ്ട് വേറെ ഡിഗ്രി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ആൻ ഇപ്പൊ നിലവിൽ എനിക്ക്

അപ്പൊ ഈ പി സ് സിയെ കുറിച്ച എന്താണ് പറയുന്നത് പി സ് സി എഴുതി കൂടെ ഗോവെര്മെന്റ് ജോബ് അല്ലെ അഹ് അതൊക്കെ കോറംകൂടെ നോക്കുന്ന ത്‌ പറ്റിയ അല്ലെ ഞാൻ ഇപ്പൊ ചെറിയ തിരക്കില